ഹലോ അശ്വിവന്ത് അല്ലേ ഞാൻ ദിൽനയാണ്. സുഖമല്ലേ? എന്താ പരുപാടി?

ഒന്നൂല്ല ദിൽന ഞാനിപ്പോ ഫുട്ബോൾ കളിച്ചിട്ട് വന്നതേയൊള്ളൂ. നാട്ടിൽ നിന്ന് തന്നെയാണോ കളിക്കുന്നേ? ഫുട്ബാൾ മാത്രമാണോ കളിക്കാറുള്ളത് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കളിക്കോ?

ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കാറുണ്ട് പിന്നെ വോളിബോൾ കളിക്കാറുണ്ട്. ഏതാണ് കളിക്കാൻ കൂടുതൽ ഇഷ്ട്ടം? എന്ത് കൊണ്ടാണ് ഫുട്ബാൾ കൂടുതൽ ഇഷ്ടം?

ഫുട്ബാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഏഹ് ടെലിവിഷനിൽ നിന്നും കൂടുതലായിട്ട് കാണുന്നത് ഫുട്ബാൾ ആണ്. അത് പോലെ തന്നെ ചെറുപ്പത്തിലേ ഞാൻ ഫുട്ബാൾ ആണ് കളിച്ചു കൊണ്ടിരുന്നത് ഇത് വരെ കൂടുതലായിട്ടും അത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫുട്ബാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. എവിടെ നിന്നാണ് ഫുട്ബാൾ കളിക്കാറുള്ളത്? അതായത് മൈതാനത്ത് നിന്നാണോ അല്ലെങ്കിൽ പുയിയിൽ നിന്നാണോ എവിടുന്നാ കൂടുതൽ കളിക്കാറുള്ളത്? ഞാൻ മൈതാനത്തു നിന്ന് കളിക്കാറുണ്ട്. പുയിയിൽ നിന്ന് കളിക്കാറുണ്ട്. കൂടുതൽ ഇഷ്ടം മൈദാനത്തു നിന്ന് കളിക്കാനാണ്. പിന്നെ പുതിയ സാങ്കേതിക രീതിയിലുള്ള ടറഫുകളിൽ നിന്നാണ് ഇപ്പൊ കളിക്കാറ്.

ഒരു ഒന്ന് ഒന്നര മണിക്കൂർ ചിലപ്പൊ കളിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അതൊരു മണിക്കൂർ കളിക്കും. സമയം കിട്ടുന്നത് പോലെ ആയിരിക്കും ഞാൻ ഫുട്ബാൾ കളിക്കാറ്.

പ്രചോദനം ഏഹ് അതിലെ ആവേശം തന്നെയാണ് അതിന്റെ പ്രചോദനമായി പറയുന്നത്. അത് കാണുമ്പോഴും അത് കളിക്കുമ്പോഴും കൂടുതൽ ആവേശവും കൂടുതൽ പ്രചോദനവും ആയിട്ടാണ് കിട്ടുന്നത്. അത് കൊണ്ട് തന്നെയാണ് അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. . ഈ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ആരെയാ ഇഷ്ടം? ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം മറഡോണ, മെസ്സി, റൊണാൾഡോ പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെസ്സിയെയാണ്. മെസ്സിയുടെ ആഹ് വേഗതയും ഏഹ് ആഹ്

രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഖത്തർ ലോക കപ്പില് ഏഹ് അർജന്റീന വിജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് . എന്റെ കൂടുതൽ ഇഷ്ട്ടപ്പെട്ട ടീമും അതാണ്. ഇഷ്ട്ടപ്പെട്ട ടീം ആയത് കൊണ്ട് തന്നെയാണോ അർജന്റീന വിജയിക്കുമെന്ന് വിചാരിക്കുന്നേ? അല്ല അവര് കഴിഞ്ഞ കോപ്പാമേരിക്ക അവരാണ് വിജയിച്ചത്. അത് കൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ അധികം സാധ്യതയും കണക്കാക്കപ്പെടുന്നത്. അത് കൊണ്ടാണ് അർജന്റീന വിജയിക്കും എന്ന് പറഞ്ഞത് നിങ്ങള് എല്ലാവരും ബൂട്സ് ഇട്ടിട്ട് തന്നെയാണോ കളിക്കാറുള്ളത്? ഞങ്ങൾ എല്ലാവരും ബൂട്സ് ഇട്ടിട്ടാണ് കളിക്കാറ്. അതായിരിക്കും കൂടുതൽ ഏഹ് സുഖവും ഏഹ് സേഫ്റ്റിയും. ആഹ് അത് പോലെ ഏഹ് അശ്വിനിന് ഏത് കാലാവസ്ഥയിൽ കളിക്കാനാണ് ഇഷ്ടം? ഈ മഴയത്ത് കളിക്കുന്നതാണോ? അല്ലെങ്കിൽ രാവിലെ എഴുനേറ്റ് കളിക്കുന്നതാണോ? അല്ലെങ്കിൽ വൈകുന്നേരം നല്ല തണലൊക്കെ ഉള്ള സമയത്ത് കളിക്കുന്നതാണോ കൂടുതൽ സുഖപ്രദം? എനിക്ക് ഏഹ് മഴയത്ത് കളിക്കുന്നത് ഇഷ്ടമാണ്. തണുപ്പത്ത് കളിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ തണുപ്പത്ത് കളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മളെ ശരീരവുമായി ചൂടായി നിൽക്കുന്ന സമയത്ത് തണുപ്പൊന്നും അത്ര ശരീരത്തില് ലയിക്കില്ല. എത്ര വയസ്സ് മുതൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? . ഓഹ് അതെയോ ഞാൻ ചെറുപ്പത്തിൽ ഒക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ ഒരു എട്ട് വയസ്സ് തൊട്ടിട്ടു ഫുട്ബാൾ കളിക്കാറുണ്ട്

നിങ്ങളുടെ ഇഷ്ട്ടപ്പെട്ട ടീം ഏതാണ്? എനിക്കും അർജന്റീന തന്നെയാണ് ഇഷ്ടം മെസ്സി തന്നെ. അർജന്റീന എന്ന് പറയുന്നത് ഏഹ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മെസ്സിനെ തന്നെയല്ലേ?

ആഹ് വീട്ടിൽ ഏഹ് ഫുട്ബോൾ കളി കാണാറുണ്ടോ? . ആഹ് വീട്ടിൽ എല്ലാവരും കാണാറുണ്ട്. അമ്മയും പപ്പയും അനിയത്തിയുമൊക്കെ നമ്മള് ഒരുമിച്ചിരുന്നിട്ടാണ് ഫുട്ബാൾ കാണാറുള്ളത്. നിങ്ങടെ വീട്ടിലോ? ഞങ്ങളെ വീട്ടിലും ഫുട്ബാൾ കളി കാണാറുണ്ട് എല്ലാവരും. അനിയത്തിക്ക് ഫുട്ബോൾ കളി കൂടുതൽ ഇഷ്ടമാണോ? ആഹ് അവൾക്ക് കൂടുതലും ക്രിക്കറ്റ് ആണ് ഇഷ്ടം. എന്നാലും ഇഷ്ടമല്ലാ എന്നല്ല അവള് കാണും നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഫുട്ബാൾ കാണാറുണ്ട്. അശ്വിന്റെ അപ്പൊ ഏഹ് വീട്ടിൽ നിന്ന് തന്നെയാണോ ഫുട്ബോൾ കളി കാണാറുള്ളത്? അതോ പുറത്തിന്ന് കൂട്ടുകാരോടൊത്താണോ കാണാറ്?

നേരിട്ട് ഞാൻ നാട്ടിൽ നിന്നൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ വലിയകളിയൊന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. വലിയ ഏഹ് ടൂർണമെന്റിനൊന്നും ഇത് വരെ പോയിട്ട് കണ്ടിട്ടില്ലേ നേരിട്ട്? ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല.ഇല്ല ഒരുപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാനും പറ്റിയില്ല. ചെറിയ തിരക്ക് ആയത് കൊണ്ട് ആഹ് അശ്വിവത് എന്നാ ശരി.